എന്റെ പ്രിയപ്പെട്ട ദേശവാസികളെ നമസ്കാരം
മൻ കി ബാത്തിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം
ഇന്ത്യയുടെ വിജയത്തെ കുറിച്ചുള്ള പരാമർശത്തോടെ ഇന്നത്തെ മൻ കി ബാത്ത് ആരംഭിക്കുന്നു
ഈ മാസം ആദ്യം ഇറ്റലിയിൽ നിന്ന് വിലപ്പെട്ട ഒരു പൈതൃകത്തെ തിരികെ കൊണ്ടുവരുന്നതിൽ ഇന്ത്യ വിജയിച്ചു
ആയിരത്തിലധികം വർഷം പഴക്കമുള്ള അവലോകിതേശ്വര പദ്മപാണിയുടെ വിഗ്രഹം
ബീഹാറിലെ ഗയാജിയുടെ ദേവീസ്ഥാനമായ കുന്ദൽപൂർ ക്ഷേത്രത്തിൽ നിന്ന് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഈ വിഗ്രഹം മോഷണം പോയതാണ്
എന്നാൽ ഏറെ ശ്രമങ്ങൾക്കൊടുവിൽ ഇപ്പോൾ ഈ വിഗ്രഹം ഇന്ത്യക്ക് തിരികെ ലഭിച്ചിരിക്കുകയാണ്
അതുപോലെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് തമിഴ്നാട്ടിലെ വെല്ലൂരിൽ നിന്ന് ആഞ്ജനേയ വിഗ്രഹം മോഷ്ടിക്കപ്പെട്ടിരുന്നു
ഹനുമാന്റെ ഈ വിഗ്രഹത്തിനും 600700 വർഷം പഴക്കമുണ്ടായിരുന്നു
ഈ മാസം ആദ്യം നമുക്ക് ഇത് ഓസ്ട്രേലിയയിൽ നിന്ന് ലഭിച്ചു
അങ്ങനെ ഞങ്ങളുടെ ദൌത്യം വിജയിച്ചു
സുഹൃത്തുക്കളേ ആയിരക്കണക്കിന് വർഷത്തെ നമ്മുടെ ചരിത്രത്തിൽ രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും ഒന്നിനുപുറകെ ഒന്നായി വിഗ്രഹങ്ങൾ നിർമ്മിക്കപ്പെട്ടിരുന്നു
അതിന്റെ നിർമ്മാതാക്കൾക്ക് ശ്രദ്ധയും വൈദഗ്ധ്യവും ഉണ്ടായിരുന്നു
കൂടാതെ അവ വൈവിധ്യം നിറഞ്ഞതായിരുന്നു
നമ്മുടെ ഓരോ വിഗ്രഹങ്ങളുടെയും ചരിത്രവും കാലവും ഇതിൽ ദൃശ്യമാണ്
അവ ഇന്ത്യൻ ശില്പകലയുടെ അത്ഭുതകരമായ ഉദാഹരണം മാത്രമല്ല നമ്മുടെ വിശ്വാസവും ചേർന്നു നില്ക്കുന്നവയാണ്
എന്നാൽ മുമ്പ് പല വിഗ്രഹങ്ങളും മോഷ്ടിക്കപ്പെട്ട് ഇന്ത്യക്ക് പുറത്തേക്ക് പോയിരുന്നു
പല ദേശങ്ങളിലായി ഈ വിഗ്രഹങ്ങൾ വിറ്റുപോയി
അവർക്ക് അവ കലാസൃഷ്ടികൾ മാത്രമായിരുന്നു
അതിന്റെ ചരിത്രവുമായോ വിശ്വാസവുമായോ അവർക്ക് യാതൊരു ബന്ധവുമില്ല
ഈ വിഗ്രഹങ്ങളെ തിരികെ കൊണ്ടുവരേണ്ടത് ഭാരതാംബയോടുള്ള നമ്മുടെ ഉത്തരവാദിത്തമാണ്
ഈ വിഗ്രഹങ്ങളിൽ ഇന്ത്യയുടെ ആത്മാവിന്റെ വിശ്വാസത്തിന്റെ ഭാഗമുണ്ട്
അവയ്ക്ക് സാംസ്കാരികവുംചരിത്രപരവുമായ പ്രാധാന്യവുമുണ്ട്
ഈ ഉത്തരവാദിത്തം മനസ്സിലാക്കി ഇന്ത്യ അതിന്റെ ശ്രമങ്ങൾ വർധിപ്പിച്ചു
മോഷ്ടിക്കാനുള്ള പ്രവണതയിൽ ഭയം ഉണ്ടായിരുന്നു എന്നതും ഇതിന് കാരണമായിരുന്നു
ഈ വിഗ്രഹങ്ങൾ മോഷ്ടിച്ച് കൊണ്ടുപോയ രാജ്യങ്ങൾക്കാകട്ടെ ഇന്ത്യയുമായുള്ള ബന്ധത്തിൽ സോഫ്റ്റ് പവറിന്റെ നയതന്ത്ര ചാനലിൽ ഈ വിഗ്രഹങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ടെന്ന് ഇപ്പോൾ മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു
ഇന്ത്യയുടെ വികാരങ്ങൾ ഈ വിഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ വിശ്വാസം അതുമായി ചേർന്നു നിൽക്കുന്നതിനാൽ അത് കൂടാതെ മനുഷ്യർ തമ്മിലുള്ള പരസ്പര ബന്ധത്തിലും ഇവ വലിയ പങ്ക് വഹിക്കുന്നു
കാശിയിൽ നിന്ന് മോഷണം പോയ അന്നപൂർണാദേവിയുടെ വിഗ്രഹവും തിരികെ കൊണ്ടുവന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കണം
ഇന്ത്യയോടുള്ള ലോകവീക്ഷണം മാറുന്നതിന്റെ ഉദാഹരണമാണിത്
2013 വരെ ഏകദേശം 13 വിഗ്രഹങ്ങൾ ഇന്ത്യയിൽ വന്നിട്ടുണ്ട്
എന്നാൽ കഴിഞ്ഞ ഏഴ് വർഷത്തിനിടെ ഇന്ത്യ 200 ലധികം അമൂല്യ വിഗ്രഹങ്ങൾ വിജയകരമായി തിരികെ കൊണ്ടുവന്നു
അമേരിക്ക ബ്രിട്ടൻ ഹോളണ്ട് ഫ്രാൻസ് കാനഡ ജർമ്മനി സിംഗപ്പൂർ തുടങ്ങി നിരവധി രാജ്യങ്ങൾ ഇന്ത്യയുടെ ഈ മനോഭാവം മനസ്സിലാക്കി വിഗ്രഹങ്ങളെ തിരികെ കൊണ്ടുവരാൻ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്
കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ഞാൻ അമേരിക്കയിൽ പോയപ്പോൾ വളരെ പഴക്കമുള്ള ഒരുപാട് വിഗ്രഹങ്ങളും സാംസ്കാരിക പ്രാധാന്യമുള്ള നിരവധി കാര്യങ്ങളും അവിടെ കണ്ടു
രാജ്യത്തിന്റെ വിലപ്പെട്ട ഏതൊരു പൈതൃകവും തിരികെ ലഭിക്കുമ്പോൾ ചരിത്രത്തിൽ ആദരവുള്ളവർക്കും പുരാവസ്തുശാസ്ത്രത്തിൽ വിശ്വാസമുള്ളവർക്കും വിശ്വാസത്തോടും സംസ്കാരത്തോടും ബന്ധപ്പെട്ട ആളുകൾക്കും ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ നമുക്കെല്ലാവർക്കും സംതൃപ്തി ലഭിക്കുന്നത് സ്വാഭാവികമാണ്
സുഹൃത്തുക്കളേ ഇന്ത്യൻ സംസ്കാരത്തെക്കുറിച്ചും നമ്മുടെ പൈതൃകത്തെക്കുറിച്ചും സംസാരിക്കുമ്പോൾ ഇന്ന് മൻ കി ബാത്തിൽ രണ്ട് പേരെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു
ഈയടുത്ത ദിവസങ്ങളിൽ ടാൻസാനിയൻ സഹോദരങ്ങളായ കിലി പോളും അയാളുടെ സഹോദരി നീമയും ഫേസ്ബുക്കിലും ട്വിറ്ററിലും ഇൻസ്റ്റാഗ്രാമിലുമൊക്കെയുള്ള വാർത്തകളിൽ നിറഞ്ഞിരിക്കുകയാണ്
നിങ്ങളും അവരെക്കുറിച്ച് കേട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു
അവർക്ക് ഇന്ത്യൻ സംഗീതത്തോട് അഭിനിവേശമുണ്ട് ഇക്കാരണത്താൽ അവർ വളരെ ജനപ്രിയരുമാണ്
അവർ എത്രമാത്രം കഠിനാധ്വാനം ചെയ്യുന്നുവെന്ന് അവരുടെ ലിപ് സിങ്ക് രീതിയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും
അടുത്തിടെ റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് അവർ നമ്മുടെ ദേശീയ ഗാനമായ ജന ഗണ മന ആലപിക്കുന്ന വീഡിയോ വൈറലായിരുന്നു
കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അവർ ഒരു ഗാനം ആലപിച്ച് ലതാദീദിക്ക് ആത്മാർത്ഥമായ ആദരാഞ്ജലി അർപ്പിച്ചിരുന്നു
ഈ അത്ഭുതകരമായ സർക്ഷാത്മകതയ്ക്ക് കിലിനീമ സഹോദരങ്ങളെ ഞാൻ വളരെയധികം അഭിനന്ദിക്കുന്നു
ഏതാനും ദിവസം മുമ്പ് ടാൻസാനിയയിലെ ഇന്ത്യൻ എംബസിയിലും അവരെ ആദരിച്ചിട്ടുണ്ട്
ഇന്ത്യൻ സംഗീതത്തിന്റെ മാന്ത്രികത എല്ലാവരെയും ആകർഷിക്കുന്ന ഒന്നാണ്
ഞാൻ ഓർക്കുന്നു ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിലെ നൂറ്റമ്പതിലധികം രാജ്യങ്ങളിൽ നിന്നുള്ള ഗായകർസംഗീതജ്ഞർ അതത് രാജ്യങ്ങളിൽ അതത് വേഷവിധാനങ്ങളിൽ ബഹുമാനപ്പെട്ട ബാപ്പുവിന്റെ പ്രിയപ്പെട്ട മഹാത്മാഗാന്ധിയുടെ പ്രിയപ്പെട്ട ഗാനം വൈഷ്ണവ് ജൻ പാടി ഒരു വിജയകരമായ പരീക്ഷണം നടത്തിയിരുന്നു
ഇന്ന് ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ 75ാം വർഷത്തെ സുപ്രധാന ഉത്സവം ആഘോഷിക്കുമ്പോൾ ദേശഭക്തി ഗാനങ്ങളുടെ കാര്യത്തിലും സമാനമായ പരീക്ഷണങ്ങൾ നടത്താം
വിദേശ പൌരന്മാർ അവിടെ നിന്നുള്ള പ്രശസ്ത ഗായകരെ ഇന്ത്യൻ ദേശഭക്തി ഗാനങ്ങൾ ആലപിക്കാൻ ക്ഷണിക്കുന്നു
മാത്രമല്ല ടാൻസാനിയയിലെ കിലിക്കും നീമയ്ക്കും ഇന്ത്യയിലെ പാട്ടുകൾ ഇങ്ങനെ ലിപ് സിങ്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ നമ്മുടെ നാട്ടിൽ പല ഭാഷകളിൽ പല തരത്തിലുള്ള പാട്ടുകളുണ്ട്
നമ്മുടെ ഏതെങ്കിലും ഗുജറാത്തി കുട്ടികൾക്ക് തമിഴിൽ പാടാൻ കഴിയുമോ കേരളത്തിലെ കുട്ടികൾ അസമീസ് പാട്ടുകൾ പാടണം കന്നഡ കുട്ടികൾ ജമ്മു കശ്മീരിലെ പാട്ടുകൾ പാടണം
അങ്ങനെ ഏക് ഭാരത്ശ്രേഷ്ഠ ഭാരത് എന്ന അന്തരീക്ഷം നമുക്ക് സൃഷ്ടിക്കാൻ കഴിയും
മാത്രമല്ല തീർച്ചയായും നമുക്ക് സ്വാതന്ത്ര്യത്തിന്റെ അമൃത മഹോത്സവം പുതിയ രീതിയിൽ ആഘോഷിക്കാം
രാജ്യത്തെ യുവാക്കളോട് ഇന്ത്യൻ ഭാഷകളിലെ ജനപ്രിയ ഗാനങ്ങളുടെ വീഡിയോ നിങ്ങളുടേതായ രീതിയിൽ ചെയ്യാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു
നിങ്ങൾ വളരെയേറെ പോപ്പുലർ ആകുന്നതോടൊപ്പം രാജ്യത്തിന്റെ വൈവിധ്യം പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുകയും ചെയ്യാം
എന്റെ പ്രിയപ്പെട്ട ദേശവാസികളേ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നാം മാതൃഭാഷാ ദിനം ആഘോഷിച്ചു
മാതൃഭാഷ എന്ന പദം എവിടെ നിന്ന് വന്നു എങ്ങനെ ഉത്ഭവിച്ചു എന്നതിനെ കുറിച്ച് പണ്ഠിതന്മാർക്ക് ധാരാളം അക്കാദമിക് ഇൻപുട്ട് നൽകാൻ കഴിയും
നമ്മുടെ അമ്മ നമ്മുടെ ജീവിതം വാർത്തെടുത്തതുപോലെ മാതൃഭാഷയും നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നു എന്നു തന്നെ പറയാം
മാതാവും മാതൃഭാഷയും ഒരുമിച്ച് നമ്മുടെ ജീവിതത്തിന്റെ അടിത്തറ ശക്തിപ്പെടുത്തുകയും നമ്മെ ചിരഞ്ജീവിയാക്കുകയും ചെയ്യുന്നു
നമുക്ക് അമ്മയെ ഉപേക്ഷിക്കാൻ കഴിയില്ല
അതുപോലെ തന്നെ നമ്മുടെ മാതൃഭാഷയും ഉപേക്ഷിക്കാൻ കഴിയില്ല
വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കാര്യം ഞാൻ ഓർക്കുന്നു
അമേരിക്കയിൽ പോകുമ്പോൾ എനിക്ക് വ്യത്യസ്ത കുടുംബങ്ങളെ കാണാൻ അവസരം ലഭിച്ചിരുന്നു
ഒരിക്കൽ ഞാൻ ഒരു തെലുങ്ക് കുടുംബത്തിലേക്ക് പോയപ്പോൾ അവിടെ വളരെ സന്തോഷകരമായ ഒരു രംഗം കാണാൻ കഴിഞ്ഞു
എത്രയൊക്കെ ജോലിയുണ്ടെങ്കിലും നഗരത്തിന് പുറത്തല്ലെങ്കിൽ എല്ലാ കുടുംബാംഗങ്ങളും ഒരുമിച്ചിരുന്ന് അത്താഴം കഴിക്കും എന്നൊരു നിയമം കുടുംബത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്
മാത്രമല്ല തീൻമേശക്ക് സമീപം തെലുങ്ക് ഭാഷയിൽ മാത്രമേ സംസാരിക്കൂ
അവിടെ ജനിച്ച കുട്ടികൾക്കും ഇതായിരുന്നു നിയമം
മാതൃഭാഷയോടുള്ള ഈ കുടുംബത്തിന്റെ സ്നേഹം എന്നെ വല്ലാതെ ആകർഷിച്ചു
സുഹൃത്തുക്കളെ സ്വാതന്ത്ര്യം ലഭിച്ച് 75 വർഷമായിട്ടും ചിലർ അവരുടെ ഭാഷ വസ്ത്രധാരണം ഭക്ഷണപാനീയങ്ങൾ എന്നിവയെക്കുറിച്ച് സങ്കോചപ്പെടുന്ന ഒരു മാനസിക സംഘർഷത്തിലാണ് ജീവിക്കുന്നത്
എന്നാൽ ലോകത്ത് മറ്റൊരിടത്തും ഇത്തരമൊരു അവസ്ഥയില്ല
നമ്മുടെ മാതൃഭാഷ അഭിമാനത്തോടെ സംസാരിക്കണം
നമ്മുടെ ഇന്ത്യ ഭാഷകളുടെ കാര്യത്തിൽ വളരെ സമ്പന്നമാണ്
അതിനെ മറ്റൊന്നിനോടും താരതമ്യം ചെയ്യാൻ കഴിയില്ല
നമ്മുടെ ഭാഷകളുടെ ഏറ്റവും വലിയ ഭംഗി കാശ്മീർ മുതൽ കന്യാകുമാരി വരെ കച്ച് മുതൽ കൊഹിമ വരെ നൂറുകണക്കിന് ഭാഷകൾ ആയിരക്കണക്കിന് ഭാഷാഭേദങ്ങളുണ്ട്
അവയെല്ലാം പരസ്പരം വ്യത്യസ്തമാണ് എന്നാൽ പരസ്പരം ഉൾച്ചേർന്നിരിക്കുന്നു
ഭാഷ പലത് ഭാവം ഒന്ന്
നൂറ്റാണ്ടുകളായി നമ്മുടെ ഭാഷകൾ സ്വയം പരിഷ്കരിക്കുകയും പരസ്പരം ഉൾക്കൊണ്ടുകൊണ്ട് വികസിക്കുകയും ചെയ്യുന്നു
ഇന്ത്യയിലെ ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള ഭാഷയാണ് തമിഴ്
ലോകത്തിന്റെ ഇത്രയും വലിയൊരു പൈതൃകം നമുക്കുണ്ട് എന്നതിൽ ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കണം
അതുപോലെ പല പുരാതന ധർമഗ്രന്ഥങ്ങളും അവയുടെ പ്രയോഗവും നമ്മുടെ സംസ്കൃത ഭാഷയിലാണ്
ഇന്ത്യയിലെ ജനങ്ങൾ ഏകദേശം 121 തരം മാതൃഭാഷകളുമായി സഹവസിക്കുന്നതിൽ നമുക്ക് അഭിമാനിക്കാം
ഇവയിൽ 14 ഭാഷകൾ ഒരു കോടിയിലധികം ആളുകൾ ദൈനംദിന ജീവിതത്തിൽ സംസാരിക്കുന്നവയാണ്
അതായത് യൂറോപ്യൻ രാജ്യങ്ങളിലെ മൊത്തം ജനസംഖ്യയേക്കാൾ കൂടുതൽ ആളുകൾ നമ്മുടെ രാജ്യത്ത് 14 വ്യത്യസ്ത ഭാഷകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു
2019 ൽ ലോകത്ത് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഭാഷകളിൽ ഹിന്ദി മൂന്നാം സ്ഥാനത്തായിരുന്നു
ഓരോ ഇന്ത്യക്കാരനും ഇതിൽ അഭിമാനിക്കണം
ഭാഷ ഒരു ആവിഷ്കാര മാധ്യമം മാത്രമല്ല സമൂഹത്തിന്റെ സംസ്കാരവും പൈതൃകവും സംരക്ഷിക്കാൻ ഭാഷ സഹായിക്കുന്നു
ശ്രീ സുർജൻ പരോഹി തന്റെ ഭാഷയുടെ പൈതൃകം സംരക്ഷിക്കുന്നതിനായി സുരിനാമിൽ സമാനമായ പ്രവർത്തനം നടത്തുന്നുണ്ട്
ഈ മാസം രണ്ടിന് അദ്ദേഹത്തിന് 84 വയസ്സ് തികഞ്ഞു
അദ്ദേഹത്തിന്റെ പൂർവ്വികർ വർഷങ്ങൾക്ക് മുമ്പ് ആയിരക്കണക്കിന് തൊഴിലാളികൾക്കൊപ്പം ഉപജീവനത്തിനായി സുരിനാമിലേക്ക് പോയവരാണ്
ശ്രീ സുർജൻ പരോഹി ഹിന്ദിയിൽ വളരെ നല്ല കവിതകൾ എഴുതിയിട്ടുണ്ട്
അദ്ദേഹത്തിന്റെ പേര് അവിടെയുള്ള ദേശീയ കവികളിൽ ഇടംപിടിച്ചിട്ടുമുണ്ട്
അതായത് ഇന്നും അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഹിന്ദുസ്ഥാൻ മിടിക്കുന്നു
അദ്ദേഹത്തിന്റെ കൃതികളിൽ ഹിന്ദുസ്ഥാനി മണ്ണിന്റെ ഗന്ധമുണ്ട്
സുർജാൻ പരോഹിയുടെ പേരിൽ സുരിനാമിലെ ജനങ്ങൾ ഒരു മ്യൂസിയവും നിർമ്മിച്ചിട്ടുണ്ട്
2015 ൽ അദ്ദേഹത്തെ ആദരിക്കാൻ എനിക്ക് അവസരം ലഭിച്ചു എന്നത് വളരെ സന്തോഷകരമാണ്
സുഹൃത്തുക്കളേ ഇന്ന് അതായത് ഫെബ്രുവരി 27 മറാത്തി ഭാഷാ അഭിമാന ദിനം കൂടിയാണ്
എല്ലാ മറാത്തി സഹോദരീ സഹോദരന്മാർക്കും മറാത്തി ഭാഷാ ദിന ആശംസകൾ
ഈ ദിവസം മറാത്തി കവിരാജ് ശ്രീ വിഷ്ണു ബാമൻ ഷിർവാദ്കർ ശ്രീ കുസുമാഗ്രജ് എന്നിവർക്കായി സമർപ്പിക്കുന്നു
ഇന്ന് ശ്രീ കുസുമാഗ്രജിന്റെ ജന്മദിനം കൂടിയാണ്
ശ്രീ കുസുമാഗ്രജ് മറാത്തിയിൽ കവിതകൾ എഴുതി നിരവധി നാടകങ്ങൾ എഴുതി മറാത്തി സാഹിത്യത്തിന് പുതിയ ഉയരങ്ങൾ നൽകി
സുഹൃത്തുക്കളെ നമ്മുടെ നാട്ടിൽ ഓരോ ഭാഷക്കും സ്വന്തം ഗുണങ്ങളുണ്ട്
മാതൃഭാഷയ്ക്ക് അതിന്റേതായ ശാസ്ത്രമുണ്ട്
ഈ ശാസ്ത്രം മനസ്സിലാക്കി ദേശീയ വിദ്യാഭ്യാസനയത്തിൽ പ്രാദേശിക ഭാഷയിലുള്ള പഠനത്തിന് ഊന്നൽ നൽകിയിട്ടുണ്ട്
നമ്മുടെ പ്രൊഫഷണൽ കോഴ്സുകളും പ്രാദേശിക ഭാഷയിൽ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നു
സ്വാതന്ത്ര്യത്തിന്റെ അമൃതമഹോത്സവത്തിൽ നാമെല്ലാവരും ചേർന്ന് ഈ ശ്രമത്തിന് വളരെയധികം ശക്തി നൽകണം
ഇത് ആത്മാഭിമാനത്തിന്റെ പ്രവർത്തനമാണ്
നിങ്ങൾ സംസാരിക്കുന്ന മാതൃഭാഷയുടെ ഗുണങ്ങളെക്കുറിച്ച് അറിയാനും എന്തെങ്കിലും എഴുതാനും നിങ്ങൾക്ക് കഴിയണം
സുഹൃത്തുക്കളേ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ എന്റെ സുഹൃത്തും കെനിയയുടെ മുൻ പ്രധാനമന്ത്രിയുമായ റെയ്ല ഒഡിംഗയുമായി ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു
ഈ കൂടിക്കാഴ്ച വളരെ രസകരവും വൈകാരികവുമായിരുന്നു
വളരെ നല്ല സുഹൃത്തുക്കളാണെങ്കിൽ നാം തുറന്നു സംസാരിച്ചു കൊണ്ടിരിക്കും
ഞങ്ങൾ രണ്ടുപേരും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശ്രീ ഒഡിംഗ തന്റെ മകളെക്കുറിച്ച് പറഞ്ഞു
അദ്ദേഹത്തിന്റെ മകൾ റോസ്മേരിക്ക് ബ്രെയിൻ ട്യൂമർ ഉണ്ടായിരുന്നു
അതുകൊണ്ട് മകൾക്ക് ശസ്ത്രക്രിയ ചെയ്യേണ്ടി വന്നു
അതിന്റെ പാർശ്വഫലമായി റോസ്മേരിയുടെ കാഴ്ചശക്തി ഏതാണ്ട് നഷ്ടപ്പെട്ടു
അവൾ അന്ധയായി
ആ മകളുടെ മാനസികാവസ്ഥയും ആ പിതാവിന്റെ അവസ്ഥയും എന്തായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാം
അവരുടെ വികാരങ്ങൾ നമുക്ക് മനസ്സിലാക്കാം
ലോകമെമ്പാടുമുള്ള ആശുപത്രികളിൽ മകളുടെ ചികിത്സയ്ക്കായി അദ്ദേഹം പരമാവധി പരിശ്രമിച്ചു
പക്ഷേ വിജയിച്ചില്ല ഒരുതരത്തിൽ പറഞ്ഞാൽ എല്ലാ പ്രതീക്ഷകളും നശിച്ചു
വീട്ടിലുടനീളം നിരാശയുടെ അന്തരീക്ഷം
ഇതിനിടയിൽ ആരോ ആയുർവേദ ചികിൽസയ്ക്കായി ഇന്ത്യയിലേക്ക് വരാൻ നിർദ്ദേശിച്ചു
അവർ ഒരുപാട് ചികിത്സകൾ ഇതിനകം ചെയ്ത് മടുത്തിരുന്നു
എന്നിട്ടും ഒരിക്കൽ കൂടി ശ്രമിക്കാം എന്നു കരുതി
അങ്ങനെ അദ്ദേഹം ഇന്ത്യയിലെത്തി
കേരളത്തിലെ ഒരു ആയുർവേദ ആശുപത്രിയിൽ മകളെ ചികിത്സിക്കാൻ തുടങ്ങി
മകൾ വളരെക്കാലം ഇവിടെ താമസിച്ചു
ആയുർവേദ ചികിത്സയുടെ ഫലമായി റോസ്മേരിയുടെ കാഴ്ചശക്തി ഒരു പരിധിവരെ തിരിച്ചുവന്നു
ഒരു പുതിയ ജീവിതം കണ്ടെത്തി
റോസ്മേരിയുടെ ജീവിതത്തിൽ വെളിച്ചം വന്നതിന്റെ സന്തോഷം നിങ്ങൾക്ക് ഊഹിക്കാം
അവളുടെ കുടുംബത്തിലാകെ ഒരു പുതിയ വെളിച്ചം വന്നിരിക്കുന്നു
ശ്രീ ഒഡിംഗ വളരെ വികാരാധീനനായി എന്നോട് ഈ കാര്യം പറയുകയായിരുന്നു
ആയുർവേദത്തെ സംബന്ധിച്ചുള്ള ഇന്ത്യയുടെ അറിവ് ശാസ്ത്രീയമാണ്
അത് കെനിയയിലേക്ക് കൊണ്ടുപോകണമെന്നും അദ്ദേഹം ആഗ്രഹിക്കുന്നു
അതിൽ ഉപയോഗിക്കുന്ന ചെടികളുടെ ഇനം മനസ്സിലാക്കി അവർ ആ ചെടികൾ നട്ടുപിടിപ്പിക്കും
കൂടുതൽ ആളുകൾക്ക് അതിന്റെ പ്രയോജനം ലഭിക്കാൻ അവർ പരമാവധി ശ്രമിക്കും
നമ്മുടെ നാടിന്റെ പാരമ്പര്യം കാരണം ഒരാളുടെ ജീവിതത്തിൽ ഇത്രയും വലിയ കഷ്ടപ്പാട് ഇല്ലാതായത്തിൽ ഞാൻ അതിരറ്റ് സന്തോഷിക്കുന്നു
ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്കും സന്തോഷമാകും
ഇതിൽ അഭിമാനിക്കാത്ത ഇന്ത്യക്കാരുണ്ടാവില്ല
ശ്രീ ഒഡിംഗ മാത്രമല്ല ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾ ആയുർവേദത്തിൽ നിന്ന് സമാനമായ നേട്ടങ്ങൾ സ്വീകരിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം
ബ്രിട്ടനിലെ ചാൾസ് രാജകുമാരനും ആയുർവേദത്തിന്റെ ഏറ്റവും വലിയ ആരാധകരിൽ ഒരാളാണ്
ഞാൻ അദ്ദേഹത്തെ കാണുമ്പോഴെല്ലാം അദ്ദേഹം ആയുർവേദത്തെക്കുറിച്ച് പരാമർശിക്കാറുണ്ട്
ഇന്ത്യയിലെ നിരവധി ആയുർവേദ സ്ഥാപനങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ അദ്ദേഹത്തിനുണ്ട്
സുഹൃത്തുക്കളേ കഴിഞ്ഞ ഏഴു വർഷമായി രാജ്യത്ത് ആയുർവേദത്തിന്റെ പ്രചാരണത്തിന് വളരെയധികം ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട്
ആയുഷ് മന്ത്രാലയം രൂപീകരിച്ചതോടെ ആരോഗ്യ ചികിത്സാ മേഖലയിലെ നമ്മുടെ പരമ്പരാഗത ആരോഗ്യരീതികൾ ജനകീയമാക്കാനുള്ള തീരുമാനം ശക്തമായി
കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ആയുർവേദ മേഖലയിൽ നിരവധി പുതിയ സ്റ്റാർട്ടപ്പുകൾ വന്നിട്ടുണ്ട്
ഞാൻ അതിൽ വളരെ സന്തോഷവാനാണ്
ഈ മാസം ആദ്യം ആയുഷ് സ്റ്റാർട്ടപ്പ് ചലഞ്ച് തുടങ്ങിയിരുന്നു
ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവരെ തിരിച്ചറിയുകയും പിന്തുണയ്ക്കുകയും ചെയ്യുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം
ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന യുവാക്കളോട് എന്റെ അഭ്യർത്ഥന അവർ ഈ ചലഞ്ചിൽ പങ്കെടുക്കണം എന്നതാണ്
സുഹൃത്തുക്കളേ ആളുകൾ ഒരുമിച്ച് എന്തെങ്കിലും ചെയ്യാൻ ഉറച്ചു തീരുമാനിച്ചാൽ അവർക്ക് അത്ഭുതകരമായ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും
അത്തരത്തിലുള്ള പല വലിയ മാറ്റങ്ങളും സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു
അതിൽ പൊതു പങ്കാളിത്തം കൂട്ടായ പരിശ്രമം എന്നിവ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു
മിഷൻ ജൽ ഥൽ എന്ന പേരിൽ ഒരു ബഹുജന പ്രസ്ഥാനം കശ്മീരിലെ ശ്രീനഗറിൽ നടക്കുന്നുണ്ട്
ശ്രീനഗറിലെ തടാകങ്ങളും കുളങ്ങളും വൃത്തിയാക്കാനും അവയുടെ പഴയ ഭംഗി വീണ്ടെടുക്കാനുമായുള്ള ശ്രമമാണ് മിഷൻ ജൽ ഥൽ
പൊതുജന പങ്കാളിത്തത്തോടൊപ്പം സാങ്കേതികവിദ്യയും ഇതിനായി പ്രയോജനപ്പെടുത്തുന്നു
എവിടെയൊക്കെയാണ് കയ്യേറ്റം നടന്നിരിക്കുന്നത് അനധികൃത നിർമാണം നടന്നിരിക്കുന്നത് എന്ന് പരിശോധിക്കുന്നതിനായി ഈ മേഖലയിൽ കൃത്യമായി സർവേ നടത്തി
അതോടൊപ്പം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്യാനും ചപ്പുചവറുകൾ നീക്കം ചെയ്യുന്നതിനുമുളള കാമ്പയിനും ആരംഭിച്ചു
ദൌത്യത്തിന്റെ രണ്ടാമത്തെ ഘട്ടത്തിൽ പഴയ ജലമാർഗ്ഗങ്ങളെയും തടാകങ്ങളെയും നിറയ്ക്കുന്ന 19 വെള്ളച്ചാട്ടങ്ങളും പുനഃസ്ഥാപിക്കുന്നതിനു ശ്രമങ്ങൾ നടത്തി
പുനഃസ്ഥാപിക്കൽ പദ്ധതിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് കൂടുതൽ കൂടുതൽ അവബോധം പ്രചരിപ്പിക്കുന്നതിന് നാട്ടുകാരെയും യുവാക്കളെയും ജല അംബാസഡർമാരാക്കി
ഇപ്പോൾ ഗിൽസാർ തടാക തീരത്തു താമസിക്കുന്ന ജനങ്ങൾ ദേശാടന പക്ഷികളുടെയും മത്സ്യങ്ങളുടെയും എണ്ണം വർധിപ്പിക്കാനുള്ള ശ്രമങ്ങളും നടത്തുന്നുണ്ട്
ഈ അത്ഭുതകരമായ പരിശ്രമത്തിന് ശ്രീനഗറിലെ ജനങ്ങൾക്ക് അഭിനന്ദനങ്ങൾ
സുഹൃത്തുക്കളേ എട്ട് വർഷം മുമ്പ് രാജ്യം ആരംഭിച്ച സ്വച്ഛ് ഭാരത് അഭിയാൻ പദ്ധതികാലക്രമേണ വികാസിച്ചു
പുതുമകളും വന്നുചേർന്നു
ഇന്ത്യയിൽ എവിടെ പോയാലും എല്ലായിടത്തും ശുചിത്വത്തിനായി ചില ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് കാണാം
അസമിലെ കൊക്രജാറിൽ നടക്കുന്ന അത്തരത്തിലുള്ള ഒരു ശ്രമത്തെക്കുറിച്ച് എനിക്കറിയാം
ഇവിടെ ഒരുകൂട്ടം പ്രഭാതസവാരിക്കാർ ക്ലീൻ ആൻഡ് ഗ്രീൻ കൊക്രാജാർ ദൌത്യത്തിന് കീഴിൽ വളരെ പ്രശംസനീയമായ ഒരു സംരംഭം നടത്തുന്നുണ്ട്
പുതിയ മേൽപ്പാല പരിസരത്തെ മൂന്ന് കിലോമീറ്റർ റോഡ് എല്ലാവരും വൃത്തിയാക്കി വൃത്തിയുടെ പ്രചോദനാത്മക സന്ദേശം നൽകി
അതുപോലെ വിശാഖപട്ടണത്തും സ്വച്ഛ് ഭാരത് അഭിയാൻ പ്രകാരം പോളിത്തീന് പകരം തുണി സഞ്ചികൾ പ്രമോട്ട് ചെയ്യുന്നു
ഇവിടുത്തെ ജനങ്ങൾ പരിസരം വൃത്തിയായി സൂക്ഷിക്കുന്നതിനായി ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഉൽപന്നങ്ങൾക്കെതിരെയുള്ള കാമ്പയിനും ആരംഭിച്ചു
ഇതോടൊപ്പം വീടുകളിലെ മാലിന്യം വേർതിരിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ബോധവത്കരണവും നടത്തുന്നു
മുംബൈയിലെ സോമയ്യ കോളേജിലെ വിദ്യാർഥികൾ തങ്ങളുടെ ശുചിത്വ പ്രചാരണത്തിൽ സൌന്ദര്യത്തിനു വലിയ പ്രാധാന്യമാണ് നൽകുന്നത്
കല്യാൺ റെയിൽവേ സ്റ്റേഷന്റെ ചുവരുകൾ അവർ സുന്ദരമായ പെയിന്റിംഗുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു
രാജസ്ഥാനിലെ സവായ്മാധോപൂരിലെ പ്രചോദനകരമായ ഒരു ഉദാഹരണം എന്റെ അറിവിൽ വന്നിട്ടുണ്ട്
ഇവിടെ രൺതംബോറിലെ യുവാക്കൾ മിഷൻ ബീറ്റ് പ്ലാസ്റ്റിക് എന്ന പേരിൽ ഒരു കാമ്പയിൻ ആരംഭിച്ചു
രൺതംബോറിലെ വനങ്ങളിൽ നിന്ന് പ്ലാസ്റ്റിക്കും പോളിത്തീനും നീക്കം ചെയ്തു
എല്ലാവരുടെയും പരിശ്രമമനോഭാവം രാജ്യത്തെ പൊതുപങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നു
പൊതുജന പങ്കാളിത്തം ഉണ്ടാകുമ്പോൾ ഏറ്റവും വലിയ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടും
എന്റെ പ്രിയപ്പെട്ട ദേശവാസികളേ ഏതാനും ദിവസങ്ങൾക്കകം മാർച്ച് 8 ന് ലോകമെമ്പാടും അന്താരാഷ്ട്ര വനിതാദിനം ആഘോഷിക്കും
സ്ത്രീകളുടെ ധൈര്യം കഴിവ് എന്നിവ തെളിയിക്കുന്ന ഉദാഹരണങ്ങൾ മൻ കി ബാത്തിൽ പങ്കുവച്ചിട്ടുണ്ട്
ഇന്ന് സ്കിൽ ഇന്ത്യയായാലും സ്വയംസഹായ സംഘമായാലും ചെറുതും വലുതുമായ വ്യവസായമായാലും എല്ലായിടത്തും സ്ത്രീകൾ മുന്നിലാണ്
ഇന്ന് ഏതു മേഖലയിൽ നോക്കിയാലും സ്ത്രീകൾ പഴയ കെട്ടുകഥകൾ തകർത്തുകൊണ്ടു മുന്നേറുകയാണ്
പാർലമെന്റ് മുതൽ പഞ്ചായത്ത് വരെ നമ്മുടെ രാജ്യത്തെ വിവിധ പ്രവർത്തന മേഖലകളിൽ സ്ത്രീകൾ പുതിയ ഉയരങ്ങളിൽ എത്തുകയാണ്
പെൺമക്കൾ ഇപ്പോൾ പട്ടാളത്തിലും ചെറുതും വലുതുമായ പദവികളിൽ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നു
രാജ്യത്തെ സംരക്ഷിക്കുന്നു
കഴിഞ്ഞ മാസം റിപ്പബ്ലിക് ദിനത്തിൽ പെൺമക്കൾ ആധുനിക യുദ്ധവിമാനങ്ങൾ പറത്തുന്നതു നമ്മൾ കണ്ടതാണ്
സൈനിക സ്കൂളുകളിൽ പെൺകുട്ടികളെ പ്രവേശിപ്പിക്കുന്നതിനുള്ള നിരോധനം നീക്കിയതിലൂടെ രാജ്യത്തുടനീളം സൈനിക് സ്കൂളുകളിൽ പെൺകുട്ടികൾ അഡ്മിഷൻ എടുക്കുന്നതു തുടരുകയാണ്
അതുപോലെ നിങ്ങൾ സ്റ്റാർട്ടപ് ലോകം നോക്കൂ കഴിഞ്ഞ വർഷങ്ങളിൽ ആയിരക്കണക്കിന് പുതിയ സ്റ്റാർട്ടപ്പുകൾ രാജ്യത്ത് ആരംഭിച്ചു
പകുതിയോളം സ്റ്റാർട്ടപ്പുകളിൽ സ്ത്രീകളാണ് ഡയറക്ടർമാരായിരിക്കുന്നത്
അടുത്തകാലത്ത് സ്ത്രീകൾക്ക് പ്രസവാവധി കൂട്ടാൻ തീരുമാനമെടുത്തു
ആൺമക്കൾക്കും പെൺമക്കൾക്കും തുല്യ അവകാശം നൽകി വിവാഹപ്രായം തുല്യമാക്കാനുള്ള ശ്രമങ്ങളാണ് രാജ്യത്തു നടന്നു വരുന്നത്
ഇതുമൂലം എല്ലാ മേഖലയിലും സ്ത്രീ പങ്കാളിത്തം വർധിച്ചുവരികയാണ്
നിങ്ങൾ നാട്ടിൽ മറ്റൊരു വലിയ മാറ്റവും കാണുന്നുണ്ടാകും ബേഠി ബട്ടാവോ ബേഠി പഠാവോ എന്ന സാമൂഹിക പ്രചാരണത്തിന്റെ വിജയം
ഇന്ന് രാജ്യത്ത് സ്ത്രീപുരുഷ അനുപാതം മെച്ചപ്പെട്ടു
സ്കൂളിൽ പോയി പഠിക്കുന്ന പെൺമക്കളുടെ എണ്ണവും മെച്ചപ്പെട്ടിട്ടുണ്ട്
നമ്മുടെ പെൺമക്കൾ പാതിവഴിയിൽ പഠനം ഉപേക്ഷിക്കാതിരിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്
അതുപോലെ സ്വച്ഛ് ഭാരത് അഭിയാൻ പ്രകാരം രാജ്യത്ത് സ്ത്രീകൾക്ക് തുറന്ന സ്ഥലത്തുള്ള മലമൂത്രവിസർജനം ഒഴിവായി
മുത്തലാഖ് പോലുള്ള സാമൂഹിക തിന്മയുടെ അന്ത്യം ഏതാണ്ട് ഉറപ്പായി
മുത്തലാഖിനെതിരായ നിയമം രാജ്യത്ത് നിലവിൽ വന്നത് മുതൽ മുത്തലാഖ് കേസുകളിൽ 80 ശതമാനം കുറവുണ്ടായി
ഇത്രയും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇത്രയും മാറ്റങ്ങൾ എങ്ങനെ സംഭവിക്കുന്നു നമ്മുടെ രാജ്യം മാറിക്കൊണ്ടിരിക്കുന്നതിനും പുരോഗമനം ഉണ്ടാകുന്നതിനും കാരണം സ്ത്രീകൾ തന്നെയാണ് ഇത്തരം ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് എന്നതാണ്
എന്റെ പ്രിയപ്പെട്ട ദേശവാസികളെ നാളെ ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്ര ദിവസമാണ്
രാമൻ പ്രഭാവത്തിന്റെ കണ്ടുപിടിത്തത്തിന്റെ പേരിൽ ഈ ദിവസം അറിയപ്പെടുന്നു
സി വി രാമനോടൊപ്പം നമ്മുടെ ശാസ്ത്രീയ യാത്രയെ സമ്പന്നമാക്കുന്നതിൽ കാര്യമായ സംഭാവന നൽകിയിട്ടുള്ള എല്ലാ ശാസ്ത്രജ്ഞർക്കും ഞാൻ ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്നു
സുഹൃത്തുക്കളേ നമ്മുടെ ജീവിതത്തിന്റെ അനായാസതയിലും ലാളിത്യത്തിലും സാങ്കേതികവിദ്യ വളരെയധികം ഇടം നേടിയിട്ടുണ്ട്
ഏത് സാങ്കേതികവിദ്യയാണ് നല്ലത് ഏത് സാങ്കേതികവിദ്യയാണ് മികച്ചത് ഈ വിഷയങ്ങളെല്ലാം നമുക്ക് നന്നായി അറിയാം
പക്ഷേ നിങ്ങളുടെ കുടുംബത്തിലെ കുട്ടികളെ ആ സാങ്കേതികവിദ്യ പഠിപ്പിക്കണം എന്നതും സത്യമാണ്
അതിന്റെ അടിസ്ഥാനം എന്താണ് അതിനു പിന്നിലെ ശാസ്ത്രം എന്താണ് ഈ ഭാഗത്ത് നമുക്ക് ശ്രദ്ധ പോകുന്നില്ല
ഈ ശാസ്ത്രദിനത്തിൽ എല്ലാ കുടുംബങ്ങളോടും ഞാൻ പറയാനാഗ്രഹിക്കുന്നത് നിങ്ങളുടെ കുട്ടികളിൽ ശാസ്ത്ര അഭിരുചി വളർത്തിയെടുക്കാൻ പ്രേരിപ്പിക്കുക
ചെറിയ ശ്രമങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായും ആരംഭിക്കാം
ഇപ്പോൾ വ്യക്തമായി കാണുന്നില്ല കണ്ണട വെച്ചതിന് ശേഷം അത് വ്യക്തമായി കാണാം
അതുകൊണ്ട് തന്നെ ഇതിന്റെ പിന്നിലെ ശാസ്ത്രം കുട്ടികൾക്ക് എളുപ്പം പറഞ്ഞു കൊടുക്കാം
അതു മാത്രമല്ല ചെറിയ കുറിപ്പുകൾ എഴുതി അവന് നൽകാം
മൊബൈൽ ഫോൺ ഉപയോഗങ്ങൾ കാൽക്കുലേറ്റർ എങ്ങനെ പ്രവർത്തിക്കുന്നു റിമോട്ട് എങ്ങനെ പ്രവർത്തിക്കുന്നു സെൻസറുകൾ എന്തൊക്കെയാണ് എന്ന്
ഈ ശാസ്ത്രീയ കാര്യങ്ങൾ വീട്ടിൽ ചർച്ച ചെയ്യാറുണ്ടോ വീടിന്റെ ദൈനംദിന ജീവിതത്തിൽ ശാസ്ത്രത്തിനുള്ള പങ്ക് എന്താണെന്ന് ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് കഴിയും
അതുപോലെ എപ്പോഴെങ്കിലും നമ്മൾ കുട്ടികളോടൊത്ത് ആകാശത്ത് നോക്കിയിട്ടുണ്ടോ രാത്രിയിലെ നക്ഷത്രങ്ങളെക്കുറിച്ച് സംസാരിക്കണം
വിവിധ നക്ഷത്രസമൂഹങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു
അവയെ കുറിച്ച് പറയൂ
ഇത് ചെയ്യുന്നതിലൂടെ നിങ്ങൾ ഭൌതികശാസ്ത്രവും പരിശീലിപ്പിക്കും
ജ്യോതിശാസ്ത്രത്തിൽ ഒരു പുതിയ പ്രവണത സൃഷ്ടിക്കാൻ കഴിയും
ഇപ്പോഴാകട്ടെ നിങ്ങൾക്ക് നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും കണ്ടെത്താൻ കഴിയുന്ന നിരവധി ആപ്പുകളും ഉണ്ട്
ആകാശത്ത് ദൃശ്യമാകുന്ന നക്ഷത്രത്തെ തിരിച്ചറിയാൻ കഴിയും
അതിലൂടെ നിങ്ങൾക്കും അതിനെക്കുറിച്ച് അറിയാൻ കഴിയും
ഞാൻ സ്റ്റാർട്ടപ്പുകാരോട് പറയുന്നത് എന്തെന്നാൽ നിങ്ങളുടെ കഴിവുകളും ശാസ്ത്രീയ സ്വഭാവവും രാഷ്ട്രനിർമ്മാണവുമായി ബന്ധപ്പെട്ട് വിനിയോഗിക്കുക
ഇത് നമ്മുടെ നാടാണ്
ഈ നാടിനോട് നമുക്ക് കൂട്ടായ ശാസ്ത്രീയ ഉത്തരവാദിത്തവുമുണ്ട്
വെർച്വൽ റിയാലിറ്റിയുടെ ലോകത്ത് നമ്മുടെ സ്റ്റാർട്ടപ്പുകൾ മികച്ച ജോലിയാണ് ചെയ്യുന്നത് എന്ന് ഞാൻ ഈ ദിവസങ്ങളിൽ കാണുന്നു
കുട്ടികളെ മനസ്സിൽ വച്ചുകൊണ്ട് വെർച്വൽ ക്ലാസുകളുടെ ഈ കാലഘട്ടത്തിൽ അത്തരത്തിലുള്ള ഒരു വെർച്വൽ ലാബ് ഉണ്ടാക്കാൻ സാധിക്കും
വെർച്വൽ റിയാലിറ്റിയിലൂടെ കുട്ടികൾക്ക് വീട്ടിൽ ഇരുന്നു കെമിസ്ട്രി ലാബ് അനുഭവവേദ്യമാക്കാൻ സാധിക്കും
അധ്യാപകരോടും മാതാപിതാക്കളോടും ഞാൻ അഭ്യർത്ഥിക്കുന്നതെന്തെന്നാൽ നിങ്ങൾ എല്ലാ വിദ്യാർത്ഥികളെയും കുട്ടികളെയും ചോദ്യങ്ങൾ ചോദിക്കാൻ പ്രേരിപ്പിക്കുകയും അവരുമായി ചേർന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കാന് ശ്രമിക്കുകയും വേണം
ഇന്ന് കൊറോണയ്ക്കെതിരായ പോരാട്ടത്തിൽ പങ്കുചേർന്ന ഇന്ത്യൻ ശാസ്ത്രജ്ഞരെ ഞാൻ അഭിനന്ദിക്കുന്നു
അവരുടെ കഠിനാധ്വാനത്തിന്റെ ഫലമായിട്ടാണ് ഇന്ത്യൻ നിർമ്മിത വാക്സിൻ നിർമ്മിക്കാൻ സാധിച്ചത്
അതിലൂടെ ലോകത്തിനു മുഴുവൻ വലിയ സഹായമാണ് നൽകിയത്
മാനവികതയ്ക്ക് ശാസ്ത്രം നല്കിയ സമ്മാനമാണിത്
എന്റെ പ്രിയപ്പെട്ട ദേശവാസികളെ ഇത്തവണയും നമ്മൾ പല വിഷയങ്ങളും ചർച്ച ചെയ്തു
വരുന്ന മാർച്ചിൽ നിരവധി ഉത്സവങ്ങൾ വരുന്നുണ്ട്
അതിലൊന്ന് ശിവരാത്രിയാണ്
കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നിങ്ങളെല്ലാം ഹോളിക്ക് തയ്യാറെടുക്കുന്ന തിരക്കിലാകും
ഹോളി നമ്മെ ഒന്നിപ്പിക്കുന്ന ഒരു ഉത്സവമാണ്
ഇതിൽ ചെറുതും വലുതുമായ എല്ലാ വ്യത്യാസങ്ങളും വിദ്വേഷവും അലിഞ്ഞില്ലതാകും
അതുകൊണ്ടുതന്നെ ഹോളിയിൽ നിറത്തെക്കാളും പ്രാധാന്യം സ്നേഹത്തിനും സാഹോദര്യത്തിനുമാണ്
ബന്ധങ്ങളുടെ മാധുര്യം ഒന്ന് വേറെ തന്നെ
ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കേണ്ടതുണ്ട്
നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ടവരുമായി മാത്രമല്ല ഇന്ത്യയാകുന്ന വലിയ കുടുംബത്തിലെ ഓരോ അംഗങ്ങളുമായുള്ള ബന്ധം ദൃഢമാക്കണം
ഇത് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം എന്തെന്നാൽ വോക്കൽ ഫോർ ലോക്കൽ എന്നതിനൊപ്പം ഉത്സവം ആഘോഷിക്കൂ
നിങ്ങളുടെ ഉത്സവങ്ങളിൽ പ്രാദേശിക ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കുക
അതിലൂടെ നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളുടെ ജീവിതത്തിൽ നിറം പകരാൻ നിങ്ങൾക്ക് സാധിക്കും
നമ്മുടെ രാജ്യം കൊറോണയ്ക്കെതിരെ പോരാടി വിജയത്തോടെ മുന്നേറുന്നു
ഉത്സവങ്ങളിലെ ആവേശവും പലമടങ്ങ് വർദ്ധിച്ചു
നിറഞ്ഞ ആവേശത്തോടെ നിങ്ങളുടെ ഉത്സവങ്ങൾ ആഘോഷിക്കുക
അതേസമയം ശ്രദ്ധിക്കുക സൂക്ഷിക്കുക
നിങ്ങൾക്കെല്ലാവർക്കും ഉത്സവാശംസകൾ നേരുന്നു
നിങ്ങളുടെ വാക്കുകൾ കത്തുകൾ സന്ദേശങ്ങൾ എന്നിവയ്ക്കായി ഞാൻ എപ്പോഴും കാത്തിരിക്കുന്നു
വളരെ നന്ദി